അത് അയില് include ആവില്ല

hostel ന്റെ ഒക്കെ എങ്ങനെയാ fees വെരല് ഇപ്പോ hostel നു അയ്യായിരം ഉർപ്യ food ഉം കാര്യങ്ങളൊക്കെ ഓര് തെരൂലേ ആഹ് food ഉം കാര്യങ്ങളൊക്കെ ഇണ്ടാവും

food എന്താ ഒരു week ൽ ഏതെങ്കിലും ഒരു ദിവസം ബിരിയാണി ഉണ്ടാവും അല്ലാത്ത ദിവസം സാദാ ചോറ് രാവിലെ കടി ഉണ്ടാവും അപ്പം അങ്ങനെ എന്തേലും ഉണ്ടാവും ഉച്ചക്കും ചോറ് രാത്രിയും ചോറുണ്ടാവും ചപ്പാത്തിയോ ചോറ് അപ്പോ എത്ര ആൾക്കാർ ഉണ്ടവിടെ നിങ്ങളെ ഞങ്ങളെ room ല് ഞങ്ങള് hostel ൽ ആണ് അപ്പോൾ ഞങ്ങളെ ഒരു room ലെ ആറ് ആൾക്കാരുണ്ട് നാട്ടിന്ന് ആരേലും ഉണ്ടോ കൂടെ നാട്ടിന്ന് ആഹ് നമ്മളെ ഒരു friend ഉണ്ട് ഓനും ഉം അതേ course എന്നെ എടുത്തക്കണേ

piping fitting and ഒരു welding വേരിന്നിൻഡ് അത് ഉണ്ട് അവിടെ പിന്നെ ഉണ്ട്

പിന്നെ fire and safety ന്റെ ഒരു coursse ഉണ്ട് അവിടെ government അംഗീകാരമുള്ള സ്ഥാപനമാണത്

ഇയ്യ്‌ ഇപ്പൊ എന്താ പടിക്കണേ ഞാൻ മറ്റേ റ്റിഗ്ഗും മിഗ്ഗും അത് welding ന്റെ ഒരു ഇതാണ് ഒരു course ആണ് അത് മറ്റേ pipeline ഒക്കെ ഇണ്ടാവൂലെ ഇന്റെ gap ഈ length ഇള്ള pipe ഒക്കെ ഇണ്ടാവൂലെ അത് ഇങ്ങനെ joint ആക്കണന് use ചെയ്യുന്നതാണ് ഈ റ്റിഗ്ഗ് എന്ന് പറീണത് അത് നമ്മൾ ഒരു നമ്മളെ കയ്യിലൊരു wire ഉണ്ടാവും gas മ്മ അയിന melt ആക്കിയോൻഡ് അങ്ങനെ joint ആക്കാ അതാണ് അതായത് first ഞങ്ങൾക്ക് രണ്ടുമൂന്ന് രണ്ടുമാസം അതിനു അത് പഠിക്കാനാണ് കുറച്ച് task പിന്നെ മിഗ്ഗ് മിഗ്ഗ് ഒരു മാസം അതായിരുന്നു അത് ഈ copper wire ഒണ്ട് melt ആവണേ ആണ് അതിന് ഗ്യാസ് ഒന്നും വേണമെന്നില്ല

പെട്ടെന്ന് കേറുചെയ്യും നമ്മളെ പഠിക്കാൻ എളുപ്പണ്

അയിൽ movement ഉം കാര്യങ്ങൾ ഒന്നും ഇല്ല ഇഗ്ഗിൻ നല്ല movement വേണം

ഞാൻ രണ്ടും പഠിച്ച് പിന്നെ vacancy വന്നപ്പോ vacancy വന്ന മിഗിനാണ് എനക്ക് വന്നത് ഇത് ജോലി ഒരാക്കി തരോ

ജോലി ഒരവിടെ placement കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോ ഇന്റെ എൻറെ batch പഠിച്ച ഏകദേശം കുട്ടികൾക്കിപ്പോ placement ആയി ഞങ്ങക്ക് പോളണ്ടിലേക്ക് interview കിട്ടി ഇങ്ങനെ ഇപ്പോ offer letter ന് wait എയ്ത ഇരിക്ക പോളണ്ട് പുറത്ത് ഇവിടെ ഇന്ത്യയിലും കേരളത്തിലും ഒന്നൂല്ലേ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട് പക്ഷേ കിട്ടിയത് പിന്നെ ഇവിടെയാണെങ്കി experience വേണ്ട വരും freshers നെയ ഓൽക്ക് ആവശ്യം പിന്നെ salary എല്ലാം പൊതുവായി ഇതിനകത്ത് നോക്ക salary കൂടുതലാണ് നമ്മളെ കേരളത്തിൽ ഇപ്പോ എവിടെയാ ഉള്ള കേരളത്തിലെ കൊച്ചിലുണ്ട് കൊച്ചിൻ ഷിപ്പ shipyard പറഞ്ഞൊരു company ഇൻഡ് അയിൽ കാര്യായിട്ട് ഈ welding ഇനി എവിടെക്കാ പോലാൻഡിലേക്ക് ല്ലേ ആഹ് പോളണ്ട് അതായത് നിങ്ങളീ പഠിച്ച ഇരുവതിയാർ ആൾക്കാർക്കും അങ്ങട്ടെന്നെ ആഹ് ഒരു ആഹ് ഇരുവതിയാർ പെരിക്കു അവിടെ തന്നെ selection ആയി ഒരു agency വന്ന ഞങ്ങളെ college ഉ ആയി സംസാരിച് അങ്ങനെ എത്ര പേര് ഇൻഡ് ചോയ്ച് ഓര interview attend ചെയ്ത ഓല് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏർ നന്നായി welding ഉണ്ടോ നോക്കിയിട്ട് ഓലവിടുന്ന് selection ഇതിൻറെ processing ങ്ങും കാര്യങ്ങളും കുറച്ച് delay ഉണ്ടാവും കാരണം പോളണ്ടിൽ ആവുമ്പോ അതിപ്പോ ഒരു എത്ര മാസം പിടിക്കും

work permit വന്നുകഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് visa വരും

വേറെ ഏത് രാജ്യങ്ങളിലാ scope ഉള്ളത് ഇതിന് വേറെ എല്ലാ യൂറോപ് countries ലും ഒക്കെ അധികം vacancy ഉണ്ട് ഇതിന് ഞങ്ങളെ അവിടെ വരുന്ന agency ന്റെ അധികവും പോളണ്ടും പിന്നെ UK UK കാനഡ ഞങ്ങളെ കഴിഞ്ഞ batch ൽ ഒരു കാനഡ കാണ്

അല്ല അനക്ക് എന്താ ഇപ്പൊ പരിപാടി ഞാനിപ്പോ degree കഴിഞ്ഞു BAenglish ആയിരുന്നു calicut university ൽ ആയിരുന്നു അയിന്റെയൊരു ഒരു paper പോയിരുന്നു fifth ൽ

ആഹ് അത് എഴുതിയെടുത്തു ഇനി fifth ലെ ഒന്നുണ്ട് ഇന്റെ ഒരു വർഷം എഴുതി കൊടുക്കാൻ കഴിഞ്ഞില്ല

ആഹ് PG PG ക്ക് കൊടുക്കുന്നുണ്ടോ

apply ചെയ്യാനായോ അത് അത് ആഹ് ആവുന്നുള്ളൂ ഇനി എവിടേക്കാ college ഇൻറെ college മ്മൾ distance ആയിട്ട്ന്നെ ചെയ്യൽ അല്ലേ എന്നെ കൊടുക്കണം എന്താ plan അത് കഴിഞ്ഞിട്ട് plan ഇപ്പൊ പഠിക്കാ ഇങ്ങനെ പഠിച്ചു പോണം അല്ലെങ്കിൽ translation course ഒക്കെ പഠിച്ചിട്ട് ആഹ് എന്തേലും നോക്കണം നല്ല Scope ഉള്ള പരിപാടിയാണ്

translation ന്നു പറയുമ്പോ

course ഇതെന്നെ നമ്മള് പൊറത്താകരം പരിപാടി രണ്ടുമൂന്നു ഭാഷ അറിയുമെങ്കിൽ സുഖയിട്ട് ചെയ്യാവുന്നത english ഉ അറബിയു

course ന്‍റെ കാര്യങ്ങൾ എങ്ങനെയാണ് അന്വേഷിച്ചിട്ടില്ല അത് നോക്കണം

ഇപ്പൊ എല്ലാരും പറയുന് നല്ല പരിപാടിയാണ്ന്ന് അതിന് vacancy ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടെയില്ല അപ്പോ ഇവിടെ അതിൻറെ ആവശ്യല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ content writer ക്കെ ആയിട്ട് ഇത്ണ്ട് ഇന്ത്യയിൽ തന്നെ ബോംബെയിലും ഡൽഹിയിൽ ഒക്കെ കേരളത്തിലൊക്കെ ഉണ്ടാവും

അയിനോട് വലിയ താല്പര്യല്ല എന്നിട്ട് offer letter ഒക്കെ വന്നോ പോകാനായോ offer letter offer letter വന്നു ഇനി visa വരണം അയിന് wait ചെയ്തുകൊണ്ടിരിക്ക

ആ course എടുത്താൽ മൂന്നുമാസ ഉള്ളു അല്ലേ

അവിടെ നിക്കണ്ട ഒരു expense സും കാര്യങ്ങളൊക്കെയുള്ളൂ ബുദ്ധിമുട്ട് പഠിച്ചുകഴിഞ്ഞാൽ നല്ലൊരു practical ആണ് അവിടെ കൂടുതൽ ഏർ theory ഒന്നുല്ല പിന്നെ അവിടുത്തെ sir മാരായലും ഒക്കെ simple ആയിട്ട് പറഞ്ഞരും കാര്യങ്ങളൊക്കെ അല്ല translation നല്ല course ന്നെയാണ് നോക്ക് അതിനെപ്പറ്റി അന്വേഷിച്ചു നോക്ക്

ഓൻ സൗദി അറേബ്യലാണ് ആഹ് salary ഒക്കെ ഉണ്ടോ salary അത്യാവശ്യം ഉണ്ട് തോന്നുന്നു ഓൻ എങ്ങനെയാ ഓൻ എങ്ങനെയാ എങ്ങനെയാ attend ഓന്റെ ഉപ്പാക്കും ഇതന്നെ പരിപാടി സൗദിലെ അങ്ങനെ ഉപ്പള്ളതുകൊണ്ട് അങ്ങനെ കയറിയതാണ് എത്രയോ മാസത്തെ course ആണ് അത് പഠിച്ചിട്ട് ഉം അയിന്റെ course എങ്ങനെ ഇവിടെ ഉണ്ടോ

ഏർ അയിന് എത്ര എത്രയാ എത്ര month ആ അതോ ഇല്ലില്ല ആറുമാസം തീർക്കാൻ പറ്റും ആഎന്താ paper ആയിട്ട് exam

fees എത്രയാ വരുന്നേ അതിന് fees ഞാൻ അന്വേഷിച്ചിട്ടില്ല fees അത്യാവശ്യം ഉണ്ടാവും

ഇല്ല അത് ഉണ്ടായിരിക്കും PG എവിടെ PGcalicut university തന്നെ നോക്കണം apply ചെയ്യേണ്ടതൊക്കെ ആയോ അതാവണെള്ളൂ ഈ ഇന്റെ താഴെയുള്ള batch ന്റെ result ഒക്കെ വരണം sixth ന്റെ ഓലത് complete ആയാലേ പിന്നെന്താ എന്താ പ്രത്യേകിച്ച് ഒന്നുല്ല കൂടള്ള കൂട്ടുകാരൻ എന്ത്

ആഹ് അത് ശരി എന്നാ ശരി എന്നാ

Hello സനാ എന്തെല്ലാടീ സുഖം തന്നെ? ആടീ നല്ലന്നെ നിക്കോ?

കുറേ ആയല്ലൊ വിവരോന്നുമില്ലാത്തെ? ഉം കുറച്ചായി ഇന്നെ പിന്നെ വാട്സാപ്പിലൊന്നും കാണുന്നില്ലല്ലോ? ആഹ് പിന്നെ ഇവടെ office ല് കുറേ പണി അതുദുല്ലായിട്ട് പിന്നെ വാട്സപ്പി കേറല് കുറവാ. ~അ ഉം അതു ശരി. എന്നിട്ടിപ്പ പുറത്താള്ളെ?

അതെയാ, okay എല്ലെടാ നമ്മള trip ന്‍റെ കാര്യെന്തായി?

അതന്നെ. പിന്ന അങ്ങോട്ടങ്ങോട്ട് പോകുന്ന തന്നെ സമയം പോവല്ലേ ചെയ്യാ? തെരക്കിലാവാന്‍ പോകുന്നെ. തെരക്കിലായി പോവും ചെയ്യൂല്ലൊ.

അപ്പൊ പിന്നേ കളിയന്നെ പെണ്ണ് ഉം വന്നാലറിയാം. ഇനീപ്പം ആഹ് നീട്ടി നീട്ടി പോയാപ്പിന്നെ ഒന്നും നടക്കൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇപ്പളന്നെ മ്മളെങ്ങനെയെങ്കിലും സ്ഥലം ഉറപ്പിക്കണം മ്മക്ക്. ഉം ഏടെങ്കിലും പോവാനാണെങ്കി ഇത്ണ്ടാ സച്ചിനൊണ്ടാ? അനക്ക് അങ്ങനെ പ്രത്യേകിച്ച് നീ അന്ന് വാഗമൺടെ കാര്യം പറഞ്ഞിട്ടെ, അതെന്തായി? ആഹ് അവടെയാണെ നല്ല place ഇണ്ട് ട്ടോ. അത് ഒ~ മലേന്‍റെ മോളിലൊക്കെ ആയിട്ട്. ഞാനൊരിക്കെ പോയിരുന്നു.

birthday ന്‍റെ surprise ഓ അതെയതെ. ആഹ് എന്നിട്ട് എങ്ങനെണ്ടായീന്? അടിപൊളി place മോളേ. നമ്മള് മലേന്‍റെ മോളില് അഹ് tent ഒക്കെ അടിച്ചിട്ട് അങ്ങനെ stay ചെയ്യുന്നുണ്ടാരുന്നെ.

അടിപൊളി place ആ. ശരിക്കും മലേന്‍റെ മോളില് full trekking ഉം കാര്യങ്ങളൊക്കെയായിട്ട്. ആഹ് വെള്ളച്ചാട്ടോക്കെണ്ടാര്ന്ന് അയിന്‍റടത്തന്നെ.

നമ്മള് ജാനുവരി എട്ടിന്.

അല്ല രാത്രി വിട്ടത്. രാത്രി ഒരു പതിനൊന്ന് മണിക്കാന്ന് തോന്ന് വിട്ടത്. ആഹ് അവിടൊരു എട്ട് മണിയാവുമ്പത്തേക്കും എത്തീന്.

അങ്ങനെ നമുക്ക് നോക്കി ചേ~ രാത്രിയാ രാവിലെങ്ങാനും നമ്മ~ നമ്മള് സമയം നോക്കി ചെയ്യാം. ഉം നമ്മക്കും എന്നാ, നമ്മക്ക് രാവിലെ വിടണേണന്ന് തോന്നുന്നു നല്ലത്. ഏർ വെളുപ്പിനെ അഥവാ മ്മള് ഒറങ്ങിപ്പോവാതെ ചെന്നുകയിഞ്ഞാപ്പിന്നെ പറേണ്ടിയില്ലല്ലാ.

ന്നാപ്പിന്നെ വാഗമണ്ണന്നെ നമ്മക്ക് നോക്കാല്ലേ? ഉം എല്ലാ ആരെല്ലാള്ളെ? ഹിബേല് ണ്ടാ? അഹ് ഹിബ വര്വായിരിക്കും. ഞാന്‍ പറഞ്ഞിട്ട്ണ്ടിങ്ങനെ നമ്മള് ഹിബ പോയാല് ന്നങ്ങനെ പറഞ്ഞിട്ട്ണ്ട്. അപ്പം ആഹ് okay ന്നെല്ലാ പറഞ്ഞെ. ഹിബയുണ്ടാവും. അതെയാ, അപ്പ മ്മ നാലാളായിരിക്കൂവല്ലേ? ആഹ് പിന്നെ വേറാരും ഇല്ലല്ലാ മ്മക്ക് ഇഷ്ടത്തിന് കൂട്ടാന്‍ പറ്റിയ നമ്മടെ.

നമ്മക്ക് നാലാക്കന്നെ പൂവാം. പിന്നെ വേറെ ആരെല്ലാ വന്നുകഴിഞ്ഞാപ്പിന്നെ ഒരു

പിന്നെ ആള് കൂടുന്നയിനനുസരിച്ചിട്ട് പിന്നെ പോക്കും കണക്കന്നെയാര്ക്കും.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

മൊത്തം off road ആ. കുറച്ച് ഭാഗേ tar എയ്തിട്ടുള്ളു. ബാക്കി മൊത്തം off road ആണ്. അപ്പൊ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 അത് ശരിയാണ്. rent ന് എടുക്കുന്നെങ്കില് അങ്ങനെ ചെയ്യാം വണ്ടി paisa ഏം കാര്യങ്ങളിലെങ്ങനെയാന്ന് നോക്കണം നമ്മള്. ഉം പക്ഷെ അതും എന്തെങ്ങും പറ്റീണ്ടെങ്കി നമ്മളെല്ലാ paisa കൊടുക്കണെ, എന്നാലും നമ്മള് കാരണം ഒന്നാവൂല്ലല്ലൊ.

അത് അഹ് കൊറയല് പോവോ അതെടക്കെടയ്ക്ക് പണി കിട്ടോ?